അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറച്ച് സംസാരിച്ചാലോ?

വിദ്യാഭ്യാസ യോഗ്യത എത്രയായിരുന്നു?

ആ ബി. ടെക്‌ ആ അല്ലേ അപ്പൊ വീട്ടിൽ എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതായിരുന്നോ . ആ അതേ എല്ലാവരും പ്രാഥമികവിദ്യാഭ്യാസം കഴിഞ്ഞവരാ

അപ്പോ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസസമ്പ്രദായത്തെപ്പറ്റി എന്താ പറയാനുള്ളത്?

ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നത് എല്ലാവരും കാണാതെ പഠിക്കുന്നത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ് കൂളിൽ നിന്ന് ആയാലും എവിടുന്നായാലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.

ലഭ്യമാകുന്ന രീതിയിൽ അതിനുവേണ്ടി പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി നല്ലത് ആണ്

അതെ. അതെ അതെ പലർക്കും അവിടെവരുമ്പോഴത്തേക്കും ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ട്പോലെ കണ്ടുവരുന്നു..

നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ പോലും നമ്മൾ ക്ക് ജോലിക്ക് പോകുന്ന സമയം ആവുമ്പോൾ. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ജോലിക്ക് വേണ്ടി നമ്മളെ പ്രയത്നിപ്പിക്കൂന്ന രീതിയിൽ ഉള്ള ഒരു വിദ്യാഭ്യാസസമ്പ്രദായം വന്നാൽനല്ലതായിരുന്നു .

ഇല്ലില്ല. നല്ലതായിരുന്നു.അതിപ്പം ഇപ്പം. സ്കൂളിലാണെങ്കിൽ അവിടം തൊട്ടേ നമ്മുക്ക് തുടങ്ങണം അങ്ങനെ ഒരു രീതി

അതെ പ്രായോഗികമായിട്ട് ഉള്ള ഒരു അറിവ്നമുക്ക് എപ്പോഴും തരണം അവർ അതാണ് വേണ്ടത് നമ്മളെ അതിനുവേണ്ടി പ്രാപ്തരാകണം ഇപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു വരുവാണ് എന്നാണോ പറയുന്നത്.

അങ്ങനെയും പറയാം അതായിതു ഇപ്പോൾ നമ്മുടെ നാട്ടില് തന്നെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ പഠിക്കാതെ വേറെ പുറം രാജ്യങ്ങളില് പോയ് .പഠിക്കുന്നത്നമ്മുടെ ഈ കാണാതെ പഠിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽനടക്കുന്നത് കൊണ്ടാണ്

അവര് പുറത്തു പോയി അവർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ജോലിക്ക് വേണ്ടി പഠിക്കുന്നു അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടി നോക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അവരെ പുറത്തുപോയി പഠിക്കുന്നത്. ഇപ്പം

ആ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം കുറയുകയാണ്.

പലരും പുറത്ത് കാനഡ, ലണ്ടൻ പോല് ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പലരും ജോലി

ജീവിതത്തില് പല പാഠങ്ങളും അങ്ങനെയുള്ളവർക്ക് പഠിക്കാനും പറ്റുന്നു ഇവിടെ നമ്മൾ പലരും നമ്മൾ വായിൽ കൊണ്ട് വച്ചുകൊടുക്കുന്നു അതുതന്നെ നമ്മളെ ശർദ്ദിക്കുന്നു അങ്ങനെയല്ലേ നടക്കുന്നത് പലയിടത്തും

അതേ സ്കൂൾ തലം തൊട്ടേ അങ്ങനെ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കി വയ്ക്കുകയാണ്.

ശരിക്കും ഇത് സ്കൂളിൽ അല്ലെ നമ്മൾക്ക് ആ മാറ്റം വേണ്ടത്.

അതെ നമ്മൾ സ്കൂൾ തൊട്ടേ കുട്ടികളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുകയും അവരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിൽ നമ്മൾ കുറെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ശരിക്കും നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ലേ.

അതെ അതെഒരു നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ടല്ലേ .

ഈ സ്കൂൾ തലങ്ങളിൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചു വന്നു അപ്പോൾ ഒരു എന്തെങ്കിലും കുറവ് തോന്നിയിട്ട് ഉണ്ടാകുമല്ലോ ഇത് അന്ന് പഠിപ്പിച്ച ആയിരുന്നെങ്കിലോ? ഓ നമുക്ക്ഇപ്പം അറിയാണ്ട് പോയ പല കാര്യങ്ങളും ഉണ്ട്.

കുറെ പ്രായമെത്തി അത് കഴിഞ്ഞിട്ടാണ് പല തിരിച്ചറിവുകളുംനമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുംഇല്ലേ? ഓ അന്ന് ഇത് ടീച്ചേഴ്സ്‌ പറഞ്ഞു തന്ന ആയിരുന്നെങ്കിൽനമുക്ക് അന്നത്തെ അധ്യാപകരാരെങ്കിലും ഒന്ന് പറഞ്ഞു തന്ന ആയിരുന്നെങ്കിൽ എന്ന് പല കാര്യങ്ങളും തോന്നിയിട്ടില്ല.

അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യം ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ളതാണ് . അവർക്ക് നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ എങ്ങനെ ഉള്ള ആൾക്കാരാണ് അവരുടെ അടുത്ത് എങ്ങനെ ഏതു രീതിയിലാണ് പെരുമാറുന്നതെന്നും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോ

ആളുകളെ തന്നെ ശരിക്കും മനസ്സിലാകുംന്നില്ല അതേ അതേ ആളുകളെ തന്നെ മനസിലാകാത്ത രീതിയിൽ ആണ് എപ്പോൾ പോകുന്നത് അവരോട് പെരുമാറുന്നത് ഏതു രീതിയിലാണ് എന്നുള്ളത് പോലും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾസ്കൂൾ തലങ്ങളിൽ മുതൽ അതായത് നമ്മൾ കുഞ്ഞു പിള്ളേർ ആയിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ നമ്മുടെ അദ്ധ്യാപകർ ഇതിനെപ്പറ്റി പറഞ്ഞുകൊടുക്കുകയും കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും . അതെ അതെ അപ്പോൾ പല പല രീതിയിലുള്ള പരിപാടികളും അവര് സംഘടിപ്പിക്കും ഇതിനു വേണ്ടി .

പല രീതിയിൽ ഉള്ള ബോധവൽക്കരണ പരിപാടികള് അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഈ ഈ അദ്ധ്യാപകർക്ക് തന്നെഅത് പറഞ്ഞു കൊടുക്കാവുന്നതെ ഉള്ളൂ ശരിക്കും ശരിക്കും പുറത്ത് നിന്ന് പരിപാടികൾനടത്തുവോ അതിന്റെ ഒന്നും ആവശ്യമില്ല അവരവരുടെ കുട്ടികളെ അതായത് അധ്യാപകർ അവരവരുടെ കുട്ടികളെ അതായിതു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി ഇതിനെപ്പറ്റി പറഞ്ഞുകൊടുക്കുകയും ആ ഇതിനെ